ഏതാണ് സമാസം ഇല്ലെങ്കിൽ ഷബ്‌ന നമക് സമാസത്തെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാ okay ആ ചോദ്യം നമക് ഒഴിവാക്കാ സംഗ്രാമം ആതീകം ആഹവം എന്നിവ ചുവടെ കൊടുത്തവയിൽ ഏതിന്റെ പരിയ്യയമാണ് option ഒന്ന് എന്ന് പറയുന്നു yes option ഒന്ന് യുദ്ധത്തിന്റെ പര്യായമാണ് പര്യായം കണ്ടെത്തുക വാക്ക് വാക്ക് എന്നതിൻറെ പര്യായം വാസനമാണോ മധുപമാണോ വാണിയാണോ ഉക്തിയാണോ വാസനം മധുപം വാണി ഉക്തി okay options വരട്ടെ options വരട്ടെ വസുവാവാണോ വാസനമാണോ വാക്ക് മധുപമാണോ വാക്ക് വാണിയാണോ വാക്ക് അതല്ല യുക്തിയാണോ വാക്ക് ഏതാ വാക്ക് നിങ്ങൾ option ഇടുന്നു ഉമറുൽ ഫറൂഖ് മൂന്ന് എന്ന് പറയുന്നുണ്ട് വാണിയും യുക്തിയും ഏതിന് തുല്യമാണ് വൻ വാക്ക് എന്ന പര്യായത്തിന് ഏർ ഏർ വാക്കിൻറെ പര്യായമായിറ്റ് കടന്നു വരുന്നതാണ് പര്യായ പാദങ്ങൾ എഴുതുക മണ്ണ് സത്യം മണ്ണിനു മൃത്ത് എന്നും മൃതിക എന്നും ഇണ്ട് സത്യത്തിനു പരമാർത്ഥം യാഥാർത്ഥം എന്നു ഇണ്ട് പര്യായ പദം കണ്ടെത്തുക പ്രകാശം പ്രകാശത്തിൻറെ ഏതൊക്കെ പര്യായ പദങ്ങൾ ഇതിനകത്തുണ്ട് നിഷ ഇതിൻറെ പര്യായ പദമാണോ ശുഭം ഇതിന്റെ പര്യായ പദമാണോ രുതി ഇതിന്റെ പര്യായ പദമാണോ ദീപ്തി ഏതൊക്കെയാണ് ഇതിൻറെ രണ്ട് പര്യായ പദങ്ങളുണ്ട് രണ്ടെണ്ണം mark ചെയ്തേ yes ഹസീന റിയാസ് മൂന്ന് നാല് mark ചെയ്തിറ്റിണ്ട് മൂന്ന് നാല് mark ചെയ്തിറ്റിണ്ട് ഫെബിന ഫെബി മൂന്ന് നാല് mark ചെയ്തിറ്റിണ്ട് ഐബൽ റോയ്‌ കണ്ടിട്ടിണ്ട് ട്ടോ ജോഷുവ മൂന്ന് നാല് mark ചെയ്തിറ്റിണ്ട് ഷബ്‌ന ശിഹാബ് മൂന്ന് മാത്രം ഷാജു വർക്കി നാല് മൂന്ന് mark ചെയ്തിറ്റിണ്ട് ധ്യുതിയും ദീപ്തിയും രണ്ടും correct ആണ് okay then next പര്യായ പാദങ്ങൾ എഴുതുക സ്വർണത്തിൻറെയും കണ്ടത്തിൻറെയും സ്വർണം പൊന്ന് സുവർണം ഹിരണ്യം കനകം ഹേമം ഹാടകം തപാനീയം ശാധുകുംഭം ഗംഗേയം ധർമം കർപ്പുരം സ്വമീകരമിങ്ങനെ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻറെ പര്യായപദങ്ങൾ കെടക്കുന്നുണ്ട് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്ക്‌ആ കണ്ഡം ഇളം കഴുത്ത് ഗ്രീവം കന്ദരം ശിരോധി പര്യായപഥങ്ങൾ മഞ്ഞിന്റെയും പാലിന്റെയും പര്യായ പാദങ്ങൾ മഞ്ഞ് തുഷാരം തുഹീനം നീഹാരം പ്രാലേയം ഹിമം മിഹിക അവിശ്യായം പാലിന്റേതു ക്ഷീരം പയസ് ദുദ്ധം ദുദ്ധം അമ്മതൻ വാത്സല്യ ദുദ്ധം നുകർന്നാലേ എന്ന് കേട്ടിട്ടില്ലേ ആ ദുദ്ധം ഗൗരവം എന്ന വാക്കിൻറെ നാനാർത്ഥ ശബ്ദങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് എടുത്തെഴുതുക ഗൗരവം ശ്രേഷ്ഠത ഗൗരവത്തിന്റെ നാനാർത്ഥം ആണോ സ്വർഗം ഗൗരവത്തിന്റെ നാനാർത്ഥമാണോ മമത ഗൗരവത്തിന്റെ നാനാർത്ഥമാണോ യശ്ശസ്സ് ഏതാണ് ഉത്തരമായിട് വരുന്നത് ശ്രേഷ്ഠതയും യശ്ശസ്സ് ഉം ഗൗരവത്തിൻറെ നാനാർത്ഥ രൂപമാണ് നാനാർത്ഥങ്ങൾ എഴുതുക രചതം രചതത്തിൻറെ നാനാർത്ഥ രൂപമെന്താണ്‌ ശാഖ ശാഖയുടെ നാനാർത്ഥ രൂപമെന്താണ്‌ okay രചതം വെളുപ്പ് അല്ലെങ്കിൽ വെള്ളി ശാഖ ശിഖരം വിഭാഗം നാനാർത്ഥം കണ്ടെത്തുക ധാമം ധാമത്തിന്റെ നാനാർത്ഥ രൂപങ്ങൾ ദുഃഖം മോഹം ഗൃഹം ഇരിപ്പിടം ഏതാണ് ഏർ നമ്മുടെ ഇതിന്റെ നാനാർത്ഥ രൂപം ഗൃഹം എന്നും ധാമത്തിനു പറയാം ഇരിപ്പിടം എന്നുള്ള സാധനം നാനാർഥം ധാമത്തിൻറെയാണ് നാനാർത്ഥ പാദങ്ങൾ കോടി അംഗം okay കോടി പുത്തൻ വസ്ത്രം എന്ന്ണ്ട് ഒരു സംഖ്യയുണ്ട് നൂറ് ലക്ഷം ഉണ്ട് ഉയർന്ന സ്ഥാനം ഉണ്ട് വായ്ത്തലയുണ്ട് അഗ്രഭാഗം ഉണ്ട് അതിരു കൂട്ടം വിണ്ണിന്റെയും ചന്ദ്രക്കലയുടെയും കൂർത്ത അറ്റം മേൽക്കൂരയുടെ കോൺ കൊടുക ഇതൊക്കെ കോടിയാണ് അടുത്ത അംഗം എന്ന് പറഞ്ഞു കൈഞ്ഞാ യുദ്ധം അടയാളം മടിത്തട്ട് രാജാവിന് നൽകുന്ന നികുതി അവയവം ക്ഷൗരം കട്ടിൽ സംഖ്യ നാടകത്തിലെ ഒരു ഭാഗം സ്ഥലം വളവ് ഇതൊക്കെ എന്ത് ചെയ്യാം അംഗത്തിന്റെയും ഉപയോഗിക്കാം നാനാർഥം ആഗമം ആഗമത്തിനു വരവ് വന്നുചേരൽ ഉൽപ്പത്തി വേദം ശാസ്ത്രം തന്ത്രം ഒരു സന്ധിയുടെ പേരാണ് ആഗമം അതൊക്കെ പറയാം നിമിത്തം കാരണമാണ് ലക്ഷ്യമാണ് ലക്ഷണമാണ് ശകുനമാണ് അടയാളമാണ് വിപരീത പദം കണ്ടെത്തുക ശിഥിലം ശിഥിലത്തിന്റെ വിപരീതപദം വിപരീത തുല്യവാക്കുകൾ വിപരീതോ ആയോ ഇനി വിപരീത പദം കണ്ടെത്തുക ശിഥിലത്തിന്റെ വിപരീതപദം ഒന്ന് രണ്ട്മൂന്ന് നാല് ആശിദിനമാണോ ധൃഢമാണോ സൂക്ഷ്മമാണോ തുച്ഛമാണോ ഏതാണ് ശിഥിലം ശിഥിലം ഏതാണ് ഏതാണ് രണ്ട് ദൃഢം yes very good രണ്ടാമത്തെ ദൃഢമനു ശിഥിലത്തിന്റെ വിപരീത പദം അടുത്തത്ത് ഭൂഷണം ഭൂഷണത്തിൻറെ വിപരീതപദം ദൂൽ ദൂൽ ദൂഷണം അഭൂഷണം വിദൂഷണം പരദൂഷണം ഏതാ ദൂഷണം then next വിപരീത പദം കണ്ടെത്തുക സുരം സുരമ എന്നതിൻറെ വിപരീത വാക്ക് ഏതാണ് ആസുരമനോ ഭാസുരമാണോ ബാഹ്യമനോ അഗണ്യമാണോ ഏതാണ് ഏർ സുരം എന്നതിന്റെ വിപരീത പദം സുരം എന്നതിന്റെ വിപരീത പദം ഏതാണ് സുരം എന്നതിന്റെ വിപരീത പദമേതാണ് ആസുരം yes ഒന്നാമത്തെ തന്നെയാണ് സുരം എന്നതിന്റെ വിപരീത പദം അടുത്തത് അർഹം എന്നതിൻറെ വിപരീത പദം കണ്ടെത്തുക അർഹിക്കാത്തത് അനർഹം സ്തുത്യർഹം ഇതിൽ ഏതാണ് അർഹം എന്നതിന്റെ വിപരീത പദം അർഹം എന്നതിന്റെ വിപരീത പദം ഏതാണ് മക്കളെ പെട്ടന്ന് പറഞ്ഞെ അർഹിക്കാത്തത് ആണോ അനർഹം ആണോ സ്തുത്യർഹമാണോ ഏതാണ് അനർഹം yes very good രണ്ടാമത്തെയാണ് ഏത് അതിന്റെ വിപരീതപദം വിപരീത പദം എഴുതുക അവസരം അവസരം എന്നതിൻറെ വിപരീതപദം വിവസരം വസരം വാസരം അനവസരം ഏതാണ് അവസരത്തിൻറെ വിപരീതപദം

ഏതാണ് വിപരീതത്തിൻറെ ഏർ sorry അവസരത്തിന്റെ വിപരീതപദം yes നാലാമത്തതാണ് അനവസരം അനവസരം yes പ്രീതി എന്നതിന്റെ വിപരീതപദം പ്രീതി അനിഷ്ടം വിപ്രീതി അപ്രീതി ശിഷ്ടം ഇതിൽ ഏതാണ് പ്രീതി എന്നതിന്റെ യഥാർത്ഥ വിപരീതപദം അപ്രീതി ആണ് പ്രീതി എന്നതിന്റെ യഥാർത്ഥ വിപരീതപദം വിപരീതപദം എഴുതുക രഹിതം രഹിതം എന്നതിന്റെ വിപരീതപദം ഹിതം സഹിതം അരഹിതം സുരഹിതം ഇതിന്റകത്തു ഏതാണ് വിപരീതമെന്നത്തിന്റെ ഏർ sorry രഹിതത്തിന്റെ വിപരീതപദം സഹിതം then next വിപരീതപദം എഴുതുക വിയോഗം വിയോഗത്തിന്റെ വിപരീതപദം സുയോഗം യോഗം ഫയോഗം സംയോഗം ഏതാണ് വിപരീതപദം വിയോഗത്തിന്റെ വിപരീത പദം ഏതാണ് okay

പൗത്രൻ എന്നതിയുടെ എതിർ ലിംഗം ഏതാണ് പൗത്രൻ എന്നതിൻറെ എതിർ ലിംഗം പുത്രി ആണോ പൗത്രി ആണോ ജാമാതാവ് ആണോ ധാത്രി ആണോ ഏതാണ് പൗത്രൻ എന്നതിൻറെ എതിർ ലിംഗം പൗത്രൻ

പതി എന്ന വാക്കിൻറെ എതിർ ലിംഗം പത്നി ആണോ കാന്തൻ ആണോ കാന്തൻ ആണോ ഭാര്യ ആണോ പത്നി കാന്തൻ കാന്തൻ ഭാര്യ ഏതാണ് options ഒന്നാണ്

ഏതാണ് എതിർ ലിംഗം കൊതിയാണ് എന്നതിന്റെ എതിർ ലിംഗം ഏതാണ് ഐഷ എല്ലാരും ഈ ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്ന്ണ്ട് കൊതിയാണ് എന്നതിന്റെ എതിർ ലിംഗം ഏതാണ് ഏതാണ് കൊതിച്ചി

അപരിഷ്‌കൃതിനി ഇതിൽ ഏതാണ് അപരിഷ്‌കൃതൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം അപരിഷ്‌കൃതൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ഏതാണ് അപരിഷ്‌കൃതൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ഏതാണ് ഏതാണ്

നമ്മൾ എഴുതിട്ടുണ്ട് വല്ലഭൻ എന്ന വാക്കിൻറെ എതിർ ലിംഗം കണ്ടെത്തുക വല്ലഭൻ വല്ലഭൻ എന്ന വാക്കിൻറെ എതിർ ലിംഗം കണ്ടെത്തുക വല്ലഭൻ വല്ലഭ ആണോ ഭാര്യ ആണോ ഭർത്താവാണോ പാതി ആണോ വല്ലഭൻ എന്ന വാക്കിൻറെ എതിർ ലിംഗം വല്ലഭൻ എന്ന വാക്കിൻറെ എതിർ ലിംഗം ഏതാണ് വല്ലഭൻ എന്ന വാക്കിൻറെ എതിർ ലിംഗം വല്ലഭ വല്ലഭയാണ് എന്ത് correct ഉത്തരമായിട്ട് വരുന്നത് വല്ലഭ then next ഭർത്താവ് എന്ന അർഥം വരാത്ത പദം എടുത്തെഴുതുക ഭർത്താവ് എന്ന അർഥം വരാത്ത പദം പതി എന്ന വാക്കിൻറെ അർഥം ഭർത്താവ് ആണോ

തരുണൻ തരുണനാണ് ഭർത്താവ് എന്ന അർഥം വരാത്ത പദം then next എതിർ ലിംഗം എഴുതുക ചപലൻ ചപലൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ചപാലി ചപല ചപലിക ചഞ്ചല ഇതിൽ ഏതാണ് ചപലൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ചപലൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ഏതാണ് മക്കളെ പെട്ടന്ന് പറഞ്ഞെ ചപലൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ചപലൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം പെട്ടന്ന് പറയണം പെട്ടന്ന് പറയണം സമയമില്ല ചപലൻ എന്ന വാക്കിന്റെ എതിർ ലിംഗം ചപലിക അല്ല ചപല രണ്ടാമത്തതാണ് രണ്ടാമത്തതാണ് എന്ത് അതിൻറെ ഉത്തരം

രണ്ടാമത്തേതാണ് അതിൻറെ ഉത്തരം then next then next എതിർ ലിംഗം എഴുതുക മാന്ത്രികൻ മാന്ത്രികൻ എന്നതിൻറെ എതിർ ലിംഗം എഴുതുക മാന്ത്രികൻ മാന്ത്രികൻറെ എതിർ ലിംഗം ഏതാണ് മാന്ത്രിക മാന്ത്രികൻറെ എതിർ ലിംഗം മാന്ത്രിക മാന്ത്രികൻറെ എതിർ ലിംഗം മാന്ത്രിക then next മാന്ത്രികൻ മാന്ത്രിക okay എതിർ ലിംഗം എഴുതുക പക്ഷി പക്ഷി എന്ന വാക്കിന്റെ എതിർ ലിംഗം ഏതാണ് പക്ഷി എന്ന വാക്കിന്റെ എതിർ ലിംഗം പക്ഷിണി ആണോ പക്ഷിനി ആണോ

കവയത്രി എന്നാണ് കവി എന്നതിൻറെ കവയത്രി എന്നാണ് വിരസമയത് എന്ന് അർത്ഥം വരുന്ന പദം മുഷിപ്പനാണോ വക്കത്ത് ആണോ വ്യസനമാണോ വിരസമായത് എന്ന് അർത്ഥം വരുന്ന പദം വിരസമായത് എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ് മക്കളെ വിരസമായത് വിരസമായത് മുന്നൂറ്റി മുപ്പത്തിയെട്ട് viewers ഇണ്ട് മക്കളെ പക്ഷെ നമക് ആകെ like കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതെണ്ണമാണ് ബാക്കിയിള്ളവർ ഒന്ന് എന്ത് ചെയ്യേ ആ like button ഒന്ന് press ചെയ്തേ നിങ്ങൾക് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളിലെ കൊറേ ചോദ്യങ്ങൾ set ആക്കി വന്നേ അല്ലെ ഒര like mark ചെയ്തേ okay വിരസമയത് എന്നർത്ഥം വരുന്ന പദം ഏതാണ് മുഷി പ്പൻ വിരസമയത് എന്നർത്ഥം വരുന്ന പദം മുഷിപ്പൻ then next അർത്ഥം കണ്ടെത്തുക ദരി ദരി എന്ന വാക്കിന്റെ അർത്ഥം കണ്ടെത്തുക ദരി എന്ന് പറഞ്ഞു കൈഞ്ഞാൽ സ്വർഗമാണോ ശരീരമാണോ ഗുഹയാണോ കൂട്ടമാണോ സ്വർഗമാണോ ശരീരമാണോ സ്വർഗമാണോ ശരീരമാണോ കൂട്ടമാണോ എന്ത് ചെയ്തിരിക്കുന്നത് ചോയിച്ചിരിക്കുന്നത് ദരി എന്ന വാക്കിന്റെ അർത്ഥം ദരി എന്ന വാക്കിന്റെ അർത്ഥം ന്താ സ്വർഗമാണോ ശരീരമാണോ ഗുഹയാണോ കൂട്ടമാണോ ഗുഹയാണ് എന്ത് ദരി എന്ന വാക്കിന്റർത്ഥം ദരി എന്ന വാക്കിന്റർത്ഥം അർത്ഥം കണ്ടെത്തുക നിഷ്കണ്ടകം നിഷ്കണ്ടകം എന്ന വാക്കിൻറെ അർത്ഥം ശത്രു ഇല്ലാത്തത്

ജ്ഞ്യാതി ന്ന് പറഞ്ഞു കൈഞ്ഞാൽ ശത്രു ആണോ സുഹൃത് ആണോ ബന്ധു ആണോ പിതാവാണോ ശത്രു ആണോ സുഹൃത് ആണോ ബന്ധു ആണോ പിതാവാണോ ഏതാണ് ജ്ഞ്യാതി ജ്ഞ്യാതിന്ന് പറഞ്ഞു കൈഞ്ഞാൽ ബന്ധു എന്നാണർത്ഥം then next മഹാഭാരതത്തിൻറെ മറ്റൊരു പേരെന്താണ് ഭാരതം ജയം ഭാഗവതം ജയം എന്നാണ് മഹാഭാരതത്തിൻറെ മറ്റൊരു പേര് ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ് ആരുടേതാണീ വാക്കുകൾ ഞാൻ ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ് ആരുടേതാണീ വാക്കുകൾ ധൃഷ്ടധ്യുമ്നൻ ആണോ കർണ്ണൻ ആണോ ദുര്യോധനൻ ആണോ ഇങ്ങനെ പറഞ്ഞത് option ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതാ ഏതാ ധൃഷ്ടധ്യുമ്നൻ ആണോ കർണ്ണൻ ആണോ ദുര്യോധനൻ ആണോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ധൃഷ്ടധ്യുമ്നൻ option മൂന്ന് മൂന്ന് മൂന്ന് മൂന്ന് മൂന്ന് മൂന്ന് അഭിജിത്ത് മൂന്ന് മൂന്ന്മൂന്ന് ബിൻസി മൂന്ന് മൂന്ന് ദിനാ ഫാത്തിമ ഒന്ന് അത് എത്തിൻറെആ പഴേ option ആയിരിക്കും ഐബൽ റോയ് മൂന്ന് മുഹമ്മദ് ഷമീർ മൂന്ന് ജോർജ് ജോർജ് മൂന്ന് okay ജോഷ മൂന്ന് ആയിഷ മൂന്ന് ഏതാണ് yes ദുര്യോധനൻ മൂന്നാണ് ഉത്തരമായിരിക്കുന്നതു മക്കളെ വീണ്ടും മുന്നൂറ്റി നാല്പത്തിയാറ്‌ viewers നമ്മടെ like button ഒക്കെ കുറവാണ് നിങ്ങൾ ഒന്ന് like അടിച്ചേ ഒന്ന് മാഷിങ്ങനെ തരുന്നെന് നിങ്ങക്ക് ഏർ ഇവിടെ നിക്കുന്ന്ണ്ട്ന്ന് ഒന്ന് like അടിച്ചേ ഒന്ന് like അടിച്ചേ okay then next അംബയുടെ പുരുഷാവതാരം ആരായിരുന്നു അംബയുടെ പുരുഷാവതാരം ആരായിരുന്നു അംബയുടെ പുരുഷാവതാരം ആരായിരുന്നു അംബയുടെ പുരുഷാവതാരം ആരായിരുന്നു അംബയുടെ പുരുഷാവതാരം ആരായിരുന്നു അംബയുടെ പുരുഷാവതാരം ജയദ്രഥൻ ആണോ ദൃഷ്ടധ്യുമ്നൻ ആണോ ശിഖണ്ഡി ആണോ option ഒന്ന് രണ്ട് മൂന്ന് അംബയുടെ പുരുഷാവതാരം ആരായിരുന്നു option അംബയുടെ പുരുഷാവതാരം അംബയുടെ പുരുഷാവതാരം

ധ്വയിഭയന്ൻ കൃഷ്ണ ധ്വയിഭയന്ൻ എന്നാണ് എന്ത് അദ്ദേഹത്തിൻറെ മുഴുവൻ പേര് സർവ്വധ്യുതാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് നാരദനെയാണ് സർവ്വധ്യുതാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്

പ്രമുഖനായിട്ടുള്ള ആര് നമ്മുടെ ഏഴ് ചിരഞ്ജീവികളിൽ പ്രമുഖനായിട്ടുള്ള ആരണ് ഏഴ് ചിരഞ്ജീവികളിൽ പ്രമുഖനായിട്ടുള്ള ആരണ്

പാഠഭാഗത്ത് എന്തിൻറെ പ്രതീകമാണ് simple silly questions okay മൂന്നാമത്തത് പകയുടെ പ്രതീകമാണ് ഈ ജയം ജയമല്ല മറിച്ച് പരാജയം തന്നെയാണ് ആരുടെ വിജയത്തെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഓർമയുണ്ടല്ലോ ഈ ജയം ജയമല്ല മറിച്ച് പരാജയം തന്നെയാണ് ഇത് ആരുടെ വിജയത്തെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൗരവരുടെ അശ്വത്ഥാമാവിൻറെ പാണ്ഡവരുടെ option ഒന്ന് option രണ്ട് option മൂന്ന് ആരുടെ ജയത്തെ കുറിച്ചാണ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് yes very good പാണ്ഡവരുടെ അസീന റിയാസ് okay okay അഭിജിത്ത് okay okay okay study okay മുഹമ്മദ് okay ലാസിം KPokay ഫെബിന okay ഫെബിന ഫാത്തിമ okay yes പാണ്ഡവരുടെ കൗരവരുടെ ആദ്യ സേനാപതി ആരായിരുന്നു കൗരവ കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് കൗരവ പക്ഷത്ത് ആദ്യം സേനാപതി ആയിരുന്നത് ആരായിരുന്നു option എ ഒന്ന് കർണ്ണൻ രണ്ട് ദുര്യോധനൻ മൂന്ന് ഭീഷ്മർ ആരാണ് ആദ്യത്തെ സേനാപതി ആയി നിന്നത് കർണ്ണൻ ആണോ ദുര്യുദ്ധനാണ് ആണോ ഭീഷമർ ആയിരുന്നോ കർണ്ണൻ ആയിരുന്നോ ദുര്യോധനൻ ആയിരുന്നോ ബഹീഷ്മർ ആയിരുന്നോ ആരാണ് ആദ്യത്തെ സേനാപതി ആയി നിന്നത് ആരാണ് option option മൂന്ന് yes ഭീഷ്മർ ആണ് ആദ്യത്തെ സേനാപതിയായിരുന്നത് മരണാസന്നനായ ദുര്യോധനനെ കാണാൻ ആദ്യം വന്നത് ആരായിരുന്നു സഞ്ജയൻ ശ്രീ കൃഷ്ണൻ വ്യാസൻ ഇതിൽ ആരാണ് സഞ്ജയനാണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നത് ആദ്യം വരുന്നത് അർത്ഥവ്യത്യാസം എഴുതുക സർവദാ സർവഥാ എല്ലായ്പ്പോഴും

ശരിയായിട്ടുള്ള തെറ്റ് ഈ പറഞ്ഞതിൽ ഏതാണ് option ഒന്ന് രണ്ട് ഒന്ന് എന്ന് mark ചെയ്യുന്നുണ്ട് yes very good എല്ലായ്പോഴും എല്ലാതരത്തിലും അതാണ് correct ആയിട്ടുള്ള ഉത്തരം then next അർത്ഥവ്യത്യാസം കണ്ടെത്തുക ചിഹ്നം ചന്നം രണ്ടിൻറെയും അർഥങ്ങൾ ഇതിനകത്തുണ്ട് അത് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടേട്ട കണ്ടെത്തേണ്ടത് ചിഹ്നം അടയാളം മറച്ചത് മുടിച്ചത് മുറിഞ്ഞത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ചിഹ്നം എന്ന് പറഞ്ഞു കൈഞ്ഞാൽ മുറിഞ്ഞത് എന്നും ചന്നം എന്ന് പറഞ്ഞു കൈഞ്ഞാൽ മറച്ചത് എന്നുമാണ് അപ്പം നാലേ രണ്ടാണ് ഇതിൻറെ ശരിയായിട്ടുള്ള ഉത്തരം നാലേ രണ്ട് then next അർത്ഥവ്യത്യാസം കണ്ടെത്തുക hello നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിന്റെ സുൽത്താനായി വാഴ്കപെട്ടിരുന്ന നെയ്മർ junior എന്ന് വിദ്യാർത്ഥിനിയെ കുറിച്ച് അതെ വര്ഷാരംഭത്തിന്റെ കൊടും ശൈത്യത്തിന്റെ അയാൾ labour room ന്റെ വരാന്തകൾഖു ഇടയിൽ അക്ഷമനായി ആഘോട്ടും ഇഖോട്ടും നടുക്കുകയായി പലരും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏറെ നാളത്തെ പരിശ്രമരാവുകളുടെ ദിശ പരിക്കുകൾ അയാളുടെ ഇരുനയങ്ങൾ ആ ഇരുട്ടിൽ വെക്തതമായി കാണാമായിരുന്നു തനിക്കു പെറകാൻ ഇരികുനെ കുഞ്ഞു ഒരു ആൺ കുഞ്ഞു ആയിരിക്കണം എന്ന പ്രാത്ഥന അയാൾ തുടങ്ങയിട്ടു കാലങ്ങളേറെയായി ഒടുവിൽ നീര്തശബ്ദത്തോടെ ജ്വാലകം തുറന്നു ശുദ്ധ വസ്ത്രധാരിയായ ആ മാലാഖയെ അയാൾ അയാൾക്കു നേരെ മൃദുവായി പിടിക്കു പട്ടിൽ പൊദിന ആ സമ്മാനം അയാൾക്കു നേരെ നീട്ടി ഒരു നിമിഷം പതറി നിന അയാൾ ഒരുനോക് അയാൾ ആ കുഞ്ഞിനെ നോക്കിട്ടുണ്ടായിരുന്ന് അതു തന്നെ ആയിരുന്നു അയാളുടെ വര്ഷങ്ങളായ പ്രാത്ഥനയുടെ സഭലീകരണം അതെ നെയ്മർ ഡ സിൽവ സാന്റോസ് ഒരു ആൺ കുഞ്ഞു പെറന്നിരിക്കുന്നു പേരിടൽ കര്മത്തിനോനും അയാൾക്കു അതികം സമയം വേണ്ടി വന്നില്ല കാരണം അതെല്ലാം അയാൾ എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചു തന്റെ പേരിന്റെ കൂടെ തന്റെ പിൻഗാമിയായി വരേണ്ട മകനെ junior എന്ന ഒറ്റവ്യത്യാസനെ അയാൾ വരുത്തിട്ടുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ തനിക് എത്തിപിടിക്കാൻകഴിയാത്ത കാല്പന്തു കളിയിലെ സുൽത്താനായി വാഴിക്കാൻ അയാൾ മുൻപ് തീരുമാനിച്ചിരുന്നു തന്റെ മകനെ തനിക് എത്തിപിടിക്കാൻ കഴിയാത്തവിധത്തിലുള കാലപ്പന്തുകളിയിലെ സുൽത്താനായി വാഴിക്കാൻ അയാൾ അനേ തീരുമാനിച്ചു ആ തീരുമാനം ശെരിയായി എന്ന് തന്നെ നമുക്കു ഇപ്പോൾ മനസിലായി അവിടുന്നു അങ്ങോട്ട് അയാളും മകനും ഒരു ശരീരവും ഒരു മനസുമായി പരിശ്രമിച്ചു ചെറുപ്പം മുതലേ തന്റെ മകനെ football കൊടുത്തു വളർത്തി football ലെ മികച്ച ഒരു കളിക്കാരൻ ആക്കിമാറ്റാൻ അയാൾ അന്നേ ശ്രമിച്ചു എന്നിട്ട് കാൽപന്തിയിൽ പ്രാണവായു പോലെ ആ football നെ അയാൾ അങ്ങ് വിശ്വസിച്ചു gallery ക്ക് ഹൃദയാരങ്ങളുടെ അടിത്തട്ടിൽ ഏറ്റാൻ അധിക സമയം ഒന്നും വേണ്ടി വന്നില്ല നെയ്മർ junior റെ അവർ തങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഏറ്റി അവർ അവനെ സുൽത്താൻ എന്ന പേര് അതെ വിളിച്ചു അവനെ നെഞ്ചിലേറ്റി

theyear എന്നായി തെരഞ്ഞെടുക്കപ്പെട്ടു താമസിക്കാതെ യൂറോപ്പിലേക്ക് ലയണൽമെസ്സി ലൂയിസ് എന്നിവരും മൊത്തമുള്ള ബാർസലോണഅക്രമണംമൂവരും ഭംഗിയായി നടത്തി അതിനിടെ ലാലിഗ കോപ്പ ഡെൽറ്റേ എന്നിവയുടെ condinentaltrouble നെയ്മർ നേടി രണ്ടായിരത്തിപതിഞ്ഞച്ചു FIFA balanterio യോ പുരസ്കാരത്തിനായി പുരസ്കാരത്തിയി മൂന്നാം സഥാനത്ത് എത്തി പതിനെട്ടാം ചാനലുകൾക്ക് വേണ്ടി അവസരം കുറിച്ച് അവൻ ബ്രസീലിനായി നൂറ്റിമൂന് മത്സരങ്ങളിൽ നിന്നും അറുപത്തിനാല് ഗോളുകൾ നേടി തന്റെ team നായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ കളിക്കാരനാണ് നെയ്മർ junior

ആ tournament ലെ കളിക്കാരനായി goldball നേടിയ രണ്ടായിരത്തി പതിമൂന്നിലെ fifaconfederationcup രണ്ടായിരത്തി പതിനാറു summerolymipcs ബ്രസീലിനെ ആദ്യ ഒളിമ്പിക്സ് സ്വർണം medal ലേക്ക് അവൻ ഒറ്റയ്ക്ക് തന്നെ ജയിച്ചു ആവേശം കൊടുമുടി കേറുന്ന ഒട്ടന അനുമതി നിമിഷങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു താരം ആയിരുന്നു നെയ്മർ junior അദ്ദേഹത്തിന്റെ skill മാതൃകവും കാണികളെ ഓരോ നിമിഷവും കണ്ണ് ചിമ്മിക്കുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു

ആ മത്സരം ആ goal ഏതൊരു നെയ്മർ ആരാധകരെ പുളകം കൊള്ളിക്കുന്ന ഒന്നു തന്നെയായിരുന്നു ലോക football ന്റെ സ്പാനിഷ് team ന്റെ സർവാധിപത്യം നേടിയെടുത്ത വിചാരിക്കുന്ന ഒരു കാലം ആയിരുന്നു അന്നത്തെ രണ്ട് യൂറോ cup ഒരു ലോക cup നേടി ആരാരും ചോദ്യം ചെയ്യാൻ ഒരു ശക്തി ആയിട്ടാണ് അന്ന് സ്പെയിൻ ബ്രസീലിന് നേരിട്ടുകൊണ്ടിരുന്നത് പക്ഷേ നെയ്മറിന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ അവർ കീഴടങ്ങി ഭാവനാഴിയിലെ അർത്ഥങ്ങൾ എല്ലാം അവർക്ക് എടുത്തിട്ടും അവർക്ക് നെയ്മറെ കീഴടക്കാൻ ആയില്ല പേരുകേട്ട സ്പാനിഷ് പ്രതിരോധനിരയെ നെയ്മർ ഗ്രഹങ്ങൾ കൂടി ചുറ്റുന്ന പോലെ സ്പാനിഷ് താരങ്ങൾ അന്ന് അന്നത്തെ ആ കളി നെയ്മറിന് ചുറ്റും നിന്ന് വട്ടം കറക്കി നെയ്മറിന്റെ dribbling ലും മുൻപിൽ അവർ പ്രയാസകരായ മടങ്ങി ലോക champion മാരായ സ്പാനിഷ് team നെ തന്റെ കാൽചൂട്ടിൽ ആക്കി നിർത്തം വെച്ചു റൊണാൾഡിനു ശേഷം ആരാധകരെ ഇത്രയേറെ entertainment ചെയ്യിപ്പിച്ച ഒരു താരം അത് നെയ്മർ മാത്രമായിരുന്നു എത്ര അനായസമായാണ് ഒരു ഉരുണ്ട goal തന്റെ ഇഷ്ടത്തിന്ഒ ത്തു ചലിപ്പിക്കുന്നത് നെയ്മർ goal അടിച്ചാലും ഇല്ലെങ്കിലും ആരാധകരുടെ കണ്ണിൽ നൽകുന്ന ഏതാണ് നിമിഷങ്ങൾ ബാക്കി വെച്ചാണ് നെയ്മർ ഓരോ മത്സരങ്ങളും പൂർത്തിയാക്കുക രണ്ടായിരത്തി പതിനാറു olypimcsfinal ന്റെ അവസാന kick എടുക്കാൻ വരുന്ന നെയ്മറിന് അറിയാമായിരുന്നു താൻ ലക്ഷ്യത്തിലേക്ക് വെറുമൊരു പന്തല്ല മറിച്ച് tun കണക്കിന് ഭാരം ഉണ്ട് ആ പന്തിന് അതൊരു നാടിനു മുഴുവൻ പ്രതീക്ഷ ഭാരമായിരുന്നു ലോകത്തെമ്പാടുമുള്ള ആരാധകർക്ക് തന്നിലുള്ള വിശ്വാസം മുഴുവൻ ആ ഒറ്റ പന്തിനുള്ളിൽ മാത്രമായിരുന്നു ഏതൊരു സമ്പ്രജസാഹചര്യത്തിൽ നേരിടാൻ പോകുന്ന കരുത്തനായ ഒരാൾ ആയിരുന്നു സുൽത്താൻ എന്ന് വിളിപ്പേരുള്ള ബ്രസീലിന്റെ നെയ്മർ junior ഏറ്റവും നല്ല നിമിഷമായ ഒളിമ്പിക്സ് goldmedal ബ്രസീലിനായി വരലെ ഭംഗിയായി ഒരു penaltykick ലൂടെ ലക്ഷ്യത്തിലെത്തിച്ചു ആ വിജയം നേടിക്കൊടുത്തു

തങ്ങളുടെ പദ്ധതികൾ കടലാസിൽ നിന്നും കളി കളത്തിലേക്ക് പ്രകടമാക്കിയ ആ മികവ് നെയ്മറിന് ഉണ്ട് അദ്ദേഹം ഓരോ നിമിഷവും തന്റെ skill കളിക്കളത്തിൽ കാണികൾക്ക് കാണികളെ കണ്ണൻചിമ്മിക്കാനുള്ള ശ്രമിക്കാൻ തരത്തിലുള്ള skill കളും കളികളിൽ ഓരോ നിമിഷവും പ്രകടമായി കൊണ്ടിരിക്കും ഒരു നിർത്തകനെ പോലെ അദ്ദേഹം തന്റെ കളിച്ചുവട് കാണികൾക്ക് കാണികൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു തങ്ങളുടെ പദ്ധതികൾ കടലാസിൽ നിന്നും കളിക്കളത്തിൽ പ്രകടമാക്കിയ ആ മികവ് നെയ്മറിൽ ഉണ്ട് അത് നെയ്മർ നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ് നെയ്മർ കളിക്കാരൻ ആകാൻ വേണ്ടി മാത്രം ജനിച്ച ആളല്ല ത്രിതനും മാന്ത്രികനും മായ ഒരു കളിക്കാരൻ തന്നെയാണ് നൃത്തം ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന അതേ ലഹരിയാണ് നെയ്മറുടെ കളി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇടയ്ക്ക് കാണികളുടെ കണ്ണ് ജപിക്കുന്ന മാന്ത്രികവിദ്യകൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയിനൂറു ശതമാനം കൃത്യമായി ചെയ്യുക എന്നതാണ് നെയ്മറുടെ പാണ്ഡിത്യം കോച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നെയ്മർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത് നൂറു ശതമാനം കൃത്യതയോടെ ground അവിടെ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു gamereading അദ്ദേഹത്തിന്റെ അപായം തന്നെയാണ് കളിക്കാൻ തിരിച്ചു എവിടെ position ചെയ്യണം എവിടെ പന്ത് കൊടുക്കണമെന്ന് എന്ന് തന്നെ നെയ്മറിന് വളരെ കൃത്യമായ തിട്ടമാണ് ഏത് ടീമിൽ ചെന്നാലും പെട്ടെന്ന് ടീമുമായി പൊരുത്തപ്പെടും ചെറിയ പരിക്കുകൾ ഒന്നും വക വെക്കാതെ കളിക്കുന്നു നമുക്കറിയാം ഇത്രയേറെ പരിക്കുകൾ നേരിട്ട് മറ്റൊരു കളിക്കാരൻ ഉണ്ടായിരിക്കില്ല എന്തിരുന്നാലും ഏതു പരിക്ക് ആണെങ്കിലും താൻ അത് മറികടന്ന് ഉയർത്തെഴുന്നേറ്റു വീണ്ടും തന്റെ കളി മികവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം നിരവധി തവണ കൊണ്ടിരിക്കുകയാണ്

തീർച്ചയായും നടത്തിക്കൊണ്ടിരിക്കും തികച്ചും അസ്വഭാവികമായ callibery യുള്ള ഒരു കളിക്കാരൻ അതുകൊണ്ടു തന്നെ ആരാധകർ സുൽത്താൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടു നെയ്മർ നീ കളിക്കുക അത് നിനക്ക് തോന്നുന്ന രീതിയിൽ വിമർശകർ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കും അത് എത്ര നന്നായി കളിച്ചാലും അവർ അവരുടെ ജോലി ചെയ്യും പക്ഷേ ഞങ്ങൾക്കെല്ലാം നീ ഇപ്പോഴും മാലാഖ തന്നെയാണ് രാജ്യത്തിനു വേണ്ടി പലപ്പോഴും പ്രാണൻ വിടിഞ്ഞ് കളിക്കുന്ന ധീരനാണ് നെയ്മറിന് നമുക്ക് പറയാം കാരണം പല പരുക്കുകളിൽ നിന്നും അദ്ദേഹം വരളെ smooth ആയിട്ടാണ് പലപ്പോഴും ഉയർത്തെഴുന്നേറ്റു വന്നു വീണ്ടും അദ്ദേഹത്തിന്റെ കളി മികവ് കാണികൾക്ക് കാണിച്ചു കൊടുക്കാൻ

ആഹ് അപ്പൊ ഇന്നത്തെ ഒരു പ്രധാന വാര്‍ത്തയുണ്ട്. നമ്മുടെ ഒരു പ്രശസ്തനായ ആഹ് രാഷ്ട്രീയ അഹ് രാഷ്ട്രീയക്കാരന്‍ എന്നതിലുപരി ഒരാഗോള പൗരന്‍ന്ന് നമുക്ക് പറയാം. ശശി തരൂര്‍

പുതിയ പുസ്തകം അഹ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.

ഓ, അദ്ദേഹത്തിന്‍റെ ഇതിനു മുമ്പത്തെയൊരു പുസ്തകമുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവായീന്നും പറഞ്ഞോണ്ട്.

അഹ് അത് അത് അത് ഒരു അതിന്‍റെ ഒരു എനിക്ക് അഹ് അതിന്‍റെ ഒരു വശമായിട്ടു എനിക്ക് തോന്നിയതെന്താണെന്ന് വച്ചാല് ആഹ് ഇന്ത്യേല് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം കിട്ടണമെങ്കില് അവർക്ക് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇന്ത്യയിലേറ്റവും കൂടുതല് ജനസംഖ്യ വരുന്നത് അഹ് എന്താണ് പറേന്നെ ഉത്തരേന്ത്യയിലാണ് അല്ലേ? ആഹ് ഉത്തരേന്ത്യയിലാണ് അഹ് ആഹ് ജനസംഖ്യ കൂടുതല്‍. അവിടുത്തെ അഹ് ജനസംഖ്യയിൽ ഭൂരിഭാഗം ആൾക്കാരും ഭൂരിപക്ഷവും ഹിന്ദു ജനതയാണ് അല്ലേ? അപ്പൊ ഈ ഹിന്ദു ജനതയിലെ എന്തായാലും അതുകൊണ്ടാണ് ബിജെപി ജയിക്കുന്നത് എന്നാണ് എന്‍റെ ഒരു നിലപാട്. അതായത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നെ എന്താന്നു വച്ചാല്‍ കോണ്‍ഗ്രസ് പാര്‍ട്ടിയും ഇതേപോലെ ഒരു religion അഹ് മതം മത~ അഹ് ആ രാഷ്ട്രീയം വച്ച് പിടിക്കണം. അതായത് അവര്‍ക്ക് vote കിട്ടാന്‍ വേണ്ടീട്ടും അവര്‍ക്ക് എന്താ അവര്‍ക്ക് ജയിക്കാന്‍ വേണ്ടീട്ട് ജാതീയത ആ സംഭവമൊക്കെ എടുക്കുവെന്നാണ് എന്‍റെ ഒരു അഭിപ്രായം. അതായത്

ബിജെപി ചെയ്യുന്നതുപോലെ അവർക്ക് ചെയ്യാന്‍ കഴിയുന്നില്ല. ഉം സത്യം. കാരണം ഈ ബിജെപി എന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ മനസ്സിൽ വരുന്നതൊരു ഒരു മതത്തിന്‍റെ പേരാണല്ലോ. മതത്തിന്‍റെ ആഹ് അത് തന്നെ അഹ് ഉം അപ്പം നീ ഇന്നത്തെ ഒരു വാര്‍ത്ത കണ്ടാരുന്നോ? അതായത് ഗവിയില് ഈ ശബരിമലേല് ഞാന്‍ പോയാരുന്നു ഈയെടയ്ക്ക്. അപ്പൊ യ~ അവിടത്തെ പോകുന്നതിനുള്ള അഹ് അഹ് കാ~ അഹ് ticket ന്‍റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ്. ഭയങ്കര കൊള്ളയാ ല്ലേ? ആഹ് ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ സാദാ സര്‍ക്കാര്‍ bus സാദാ സര്‍ക്കാര്‍ bus ല് ആഹ് fast super fast ആയിരുന്നു. ഇരുനൂറു രൂപ ശബരിമലയില്‍. അതായത് കൊട്ടാരക്കരേല്‍ നിന്ന് ശബരിമല വരെ. പക്ഷേ അത് അഹ് എനിക്കത് ഏർ അതിന്‍റെ പിറ്റേന്നാണ് ഒരു ഏർ കോടതിയിലെ ഒരു മിയെ~ ഒരു ഒരു കോഴ കോടതി വിധി വന്നത് നൂറ്റിയമ്പത്തിയൊന്നു രൂപ മാത്രമേ ഈടാക്കാവൂന്ന്. അപ്പ അമ്പത് രൂപ അഹ് എന്‍റെ തലേന്ന് ചുമ്മാ പോയി. ഏർ

tour package agency കള്, വി~ വിനോദയാത്രകള്‍ നടത്തുന്നവര്, അവര് ഇതേപോലെ ഓരോ യാത്രയ്ക്ക്

ഈ പ~ അഹ് അവര് ഇതേപോലെയുള്ള യാത്രകള്‍ക്ക് ചെലവാക്കിയിരുന്നത് വളരെയധികം വലിയ ഒരു ആഹ് വിലയായിരുന്നു. അതായത്, ചെലപ്പോ ഒരുലക്ഷം രൂപ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഈ KSRTC ഇതേപോലെ ഈ ഒരു ലക്ഷം രൂപേടെ package കളൊക്കെ വളരെ minimise ചെയ്ത് അതായത് ഒരു bus ല് അന്ന് വരെ കൊണ്ട് പോകുന്ന രീതിയിലാക്കിയിട്ട് മൂന്ന് trip കഴിഞ്ഞു ഇതുവരെ. ആ മൂന്ന് trip കഴിഞ്ഞു കഴിഞ്ഞപ്പഴത്തേക്കെന്തുവാ ഇരുപതു ലക്ഷം രൂപയാണ് KSRTC യുടെ വരുമാനം KSRTC യുടെ വരുമാനം ശരിയാണ്. അങ്ങനെ ഇപ്പം പ്ര~ പ്രത്യേകിച്ച് ആഹ്

KSRTC, boating, ticket നിരക്ക്, ഭക്ഷണ ചെലവ് ഇതിനെല്ലാത്തിനും കൂടെ കൂട്ടി ആയിരത്തി മുന്നൂറു രൂപ മാത്രാണ്. ആയിരത്തി മുന്നൂറും, അയ്യായിരവും തമ്മിലുള്ള ഒരു വ്യത്യാസം നീയൊന്നാലോ~ അഹ് ശരിയാണ്. അങ്ങനെ KSRTC ക്ക് കൊറച്ചെങ്കിലും ലാഭം കിട്ടട്ടെ. ആഹ് അതും ഇപ്പം കിട്ടുന്ന സമയംന്ന് പറയുയുമ്പം തീര്‍ഥാടനസമയമാണ്.

അതേപോലെ നീ മറ്റൊരു കാര്യം അറിഞ്ഞാരുന്നോ ഇപ്പോ. കേരളത്തിലിപ്പോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഭയങ്കര കൂടുതലാണ്. അല്ലേ? ലഹരി വസ്തുക്കളുടെ ശരിയാണ്. MDMA പോലുള്ള ഈ methMDMA ഇതേപോലെ ഞാനിതൊക്കെ കുറച്ചു തി~ ഏർ breaking bad എന്ന് പറഞ്ഞയൊരു ആംഗലേയ ഭാഷയിലെ ഒരു cinema ഏർ ഒരു അഹ് ചലച്ചിത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന്‍ അതിനകത്ത് മാത്രമേ സത്യായിട്ടും ഇതേപോലെ ഒരു ഇള്ള, അതായത് MDMA അഹ് ചെറിയ ഗ്രാമങ്ങളില്‍ പോലും ഇത് എത്തിയേക്കുവാ. എനിക്കറിയാം. എന്‍റെ സ്ഥലത്ത് തന്നെ ഒണ്ടെന്നാണ് എന്‍റൊരു വിശ്വാസം ചെറിയ ചെറിയ ഇതൊക്കെ കാണും. ശരിയാണ് സമ്മതിക്കാം.